ഹലോ

ആഹ് അൻഷാദന്നെ എന്തൊക്കെന്ഡ് സുഖല്ലേ

എന്താകുന്നുണ്ട് ഉച്ച

ആഹ് അഹ് ഭക്ഷണം ഒക്കെ കഴിച്ചു ഭക്ഷണം നല്ല

അഹ് അഹ് ഇവിടെ വെള്ളിയാഴ്ച നമ്മളെ കേരളത്തെ സംബന്ധിച്ചടുത്തോളം വെള്ളിയാഴ്ചകൾ തിങ്കളാഴ്ച ഒക്കെ നല്ല ഭക്ഷണം

ഭക്ഷണത്തിനെ മാറ്റി നിർത്താൻ നമ്മുടെ കേരളത്തെ മറ്റാർക്കും അത്ര നല്ല റെക്കോർഡ് അല്ലെർന്നു അഹ് ഇപ്പൊ നമ്മുടെ കാസർഗോഡ് മുതൽ കന്യാകുമാരി വരാണെങ്കിൽ എത്രപോരം ഭക്ഷണം അല്ലെ

ഒരുകണക്കിന് പറയണെങ്കി നമ്മുടെ വടാപാവ് ഇല്ലേ വടാപാവ്

ആഹ് കാസർഗോഡ് ഞാനും കാസർഗോഡ് ഭാഗത്തായിട്ട് പോയിട്ട് നമ്മക് വടാപാവ് കഴിച്ചിണ്ടായിരുന്ന് നല്ല രുചിയായിരുന്ന് അങ്ങിനത്തൊരു ഈ കേരളത്തിൻ്റെ പൊറത്തൊന്നും അങ്ങിനത്തൊരു സാധനം കിട്ടേ ഇല്ല കിട്ടാറില്ല അതല്ലേ പറഞ്ഞെ അതാണെങ്കിലും ഇപ്പൊ കൂടുതലായിട്ട് നമ്മളെ ഭക്ഷണ രീതിയിൽ മാറ്റം വന്നിട്ടുണ്ടെങ്കിലും

ഫ്രൈഡ് റൈസ് അതുപോലെ കുഴിമന്തി എല്ലാം വാങ്ങീട്ടുണ്ടെങ്കിൽ അൻ്റെ ഓഹ്

നമ്മളെ ഈ കേരളത്തിൻ്റെ എല്ലാം പൊറത്ത് പോയിട്ട് ഞമ്മ കൊറേ അരി ഭക്ഷണങ്ങൾ ഒന്നും ഉണ്ടാവില്ല പക്ഷെ നമ്മളെ മെയിൻ ആണ് നമ്മളെ ഈ അരി ഭക്ഷണം എല്ലാം ഉള്ളത് അതെ പച്ചക്കറി ഒക്കെ കറിവെച്ചാൽ കേരളത്തിൻ്റെ പൊറത്തെല്ലാം പോയിട്ട് നോക്കുമ്പക്ക് ഒരു നമുക്കൊരു ലഭിക്കുന്നില്ല പക്ഷെ നമ്മളെ കേരളത്തിൽ എങ്ങിനെണ് എല്ലാ ഏത് ഭക്ഷണം ആണെങ്കിലും നല്ല രുചിയുള്ള ഭക്ഷണം ആണ്

കേരളത്തിൽത്തെ ഒരു ഭക്ഷണം കഴിച്ചാൽ തന്നെ ഇപ്പൊ അരി ഭക്ഷണം ആണെങ്കിലും നമുക്ക് ഒഴിവാക്കാൻ പറ്റൂല

ഇഹ് മനസിന് നല്ല ഇഹ് ഇഹ് തൃപ്തികരമാണ്

പച്ചക്കറിയും കൊറച്ച് കൂട്ടാനും കൊറച്ച് ഉണ്ടെങ്കിൽ പിന്നെ അന്നത്തെ ദിവസം മതി ഫാ

അഹ് ഞമ്മള് ഈ പൊറമൽ ത്തെ മറ്റേ ഈ ഷവർമ അങ്ങിനത്തെ കൊറേ ഐറ്റംസ് സാധനങ്ങൾ ഇല്ലേ അതെല്ലാം എഹ് ഇപ്പൊ കൊറച്ച് കാലം കഴിഞ്ഞിട്ട് ഞമ്മള് ചെലപ്പോ ഞമ്മടെ കേരളത്തിലോ പക്ഷെ ഞമ്മളെ ഇ അരി ഭക്ഷണോ പിന്നെ ആ രുചിയെല്ലാം

ഇപ്പൊ ഞമ്മള് മൽപുരം മലപ്പുറം ഭാഗത്തേക്കെല്ലാം പോയ മതി മലപ്പുറം ഭാഗത്തേക്കെല്ലാം പോയാൽ വെള്ളിയാഴ്ച എല്ലാം ഉച്ചക് പോയാൽ ഞമ്മളെ ഈ ഭാഗത് ഇവിടെ നെയ്‌ച്ചോർ അങ്ങിനത്തെ ഞാൻ അവിടെ സമയത് വല്ല സാധാ ചോറും പിന്നെ അതേപോലെ ഇഹ് ഇഹ് മോര് കറിയും പിന്നെ ബീഫാണ് വെള്ളിയാഴ്ച ഒക്കെ അവിടത്തെ പ്രത്യേകത എന്നുള്ളത് ആഹ് ഞാൻ ഒരിക്കൽ മലപ്പുറത്ത് പോയിട്ടുണ്ടായിരുന്നു

ആഹ് അവിടത്തെ അത് കഴിച്ചാ തന്നെ അത് കഴിച്ചാ തന്നെ അഹ് അത് ഉച്ചക് കഴിച്ചാ തന്നെ രാത്രി കഴിക്കണ്ട ആവിശ്യം ഇല്ല ആഹ് ആവിശ്യമില്ല അത്രേം ഫുഡെല്ലാം

ആണെങ്കില് നമ്മൾ ഞമ്മക് കേരളം ഞമ്മ ഞമ്മക്ക് എന്താക്ക്ന്ന് കൃഷിയെർക്കുന്നുണ്ട്

അരിയുണ്ടാകുന്നത് നെല്ലിൻ്റെ കൃഷിയാക്കുന്നുണ്ട് പച്ചക്കറി ഉണ്ടാക്കുന്നുണ്ട് ഞമ്മന്നെ ഞമ്മക് വേഷം വിഷമില്ലാത്ത സാധനങ്ങൾ തിന്നാൻ പറ്റും കിട്ടുന്നുണ്ട് ആ ഒരു ഇത് നമ്മക് മാറ്റാൻ പാറ്റോലോ അത്രത്തോളം എന്താണ് നമ്മളെ എന്താ പറയാ

അതന്നെ ഞമ്മ ഞമ്മളിപ്പോ ഏത് പൊരേൽ ഞമ്മക് ഏത് വീട്ടിൽ പോയി ചോയ്ച്ചാലും നമ്മക് മനസിലാക്കാൻ പറ്റും അവിടത്തെ കാര്യങ്ങൾ എന്തില്ലെങ്കിലും ഒരു കുരുമുളക് കൃഷി അല്ലെങ്കിൽ ഒരു പയർ അഹ് ഞമ്മളെ ഞമ്മളെ ശരീരത്തിന് ആവിശ്യമായുള്ള സാധനങ്ങൾ ഞമ്മളെ വീട്ടിൽ തന്നെ ഇണ്ടാകുന്നുണ്ട് ഇപ്പോഴത്തെ കാലത്ത് ഇപ്പോഴത്തെ കാലത്ത് കൊറച്ച് കൊറഞ്ഞെങ്കിലും അത് മുഴുവനായിട്ടും മുഴുവനായിട്ടും തീർന്നിട്ടില്ല അതിൻ്റെ ഒരു പ്രതാപം ഇപ്പോഴും ഉണ്ട് നമ്മുടെ നാട്ടിലെല്ലാം

വയറിന് കേടാണ് ഈ അടുത്തിപ്പോ ഈ അടുത്ത് ഞങ്ങളെ നാട്ടിൽ തന്നെ അപ്പെൻഡിസ് ആ രോഗം കൂടുതലായിട്ട്

ബാധിച്ചവർ ബാധിച്ചവരാഗ്ണ്ട് ആ അയാളോട് ചോയ്ച്ചപ്പോ അയാൾ പറഞ്ഞത് ഞാൻ ഫാസ്റ്റ് ഫുഡ് ഐറ്റംസ് കൊറേ കഴിച്ചിട്ട് വന്നത് പറഞ്ഞത്

എന്തിലെങ്കിലും ഒരു പത്ത് പതിനഞ്ച് കൊല്ലം മുമ്പെല്ലാം ഞമ്മളെ കേരളത്തിൽ എല്ലാം അങ്ങിനെയല്ലാർന്നു എല്ലാരും നല്ല

അയിന് ഞമ്മളെ കൊറേ ആലോചിക്കേണ്ട ആവിശ്യം ഒന്നും ഇല്ല ഞമ്മളെ പിതാക്കന്മാരെ ഒരേ ആരോഗ്യം ഒന്ന് ഞമ്മളെ ആരോഗ്യം ഒന്ന് ഞമ്മ ഒന്ന് നോക്കിയ മതി അപ്പൊ ഞമ്മൾടെ എത്ര ഇപ്പൊ ഈ കൊറേ ഫുട്ബോൾ കളിക്കുന്ന ആൾക്കാർക്കെല്ലാം ഈ ലിഗ്‌മെന്റിന് പ്രശ്നം വരുന്നുണ്ടല്ലേ

അതെല്ലാം ഈ അത് ഈ ഫാസ്റ്റ് ഫുഡ് എല്ലാം കഴിച്ചിട്ട് കൊറേ എഹ് കൊഴുപ്പ് അഹ് പെട്ടന് പണ്ടത്തെ കാലത്ത് പണ്ടത്തെ കാലത്ത് ഈ കളിയെല്ലാം ഇണ്ടായിരുന്നലോ അപ്പോ എന്താവില്ല ഒരു പ്രശനം വന്നോണ്ടിലാര്നു ആരോഗ്യപരമായിട്ട്

മ്മ് മ്മ്ഹ് അഹ് ഞാൻ പിന്നെ വിളിക്കാട്ടാ അതിപ്പോ